masala പൊടി masala പ്പൊടി ഉ ഉ കുരുമുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഉപ്പ് വിനാഗിരി വരെയുള്ള ചേരുവകൾ ചേർക്കുക കറിവേപ്പില ഇടുക തണുത്ത ശേഷം വിനാഗിരി ചേർക്കുക അടുത്തതായിട്ടു ഞാൻ ഒര മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാ മാങ്ങ അര kilo വെളുത്തുള്ളി ഇഞ്ചി ഇരുപത്തി അഞ്ച് gram പച്ചമുളക് അഞ്ചെണ്ണം മുളകുപൊടി മൂന്ന് tea spoon മഞ്ഞൾപൊടി ഉലുവപ്പൊടി കാൽ tea spoon കായപ്പൊടി അര tea spoon

red colour ഒരു നുള്ള് മാങ്ങ ചെറിയ ചതുര കഷണങ്ങളായി അരിയുക ഇതിൽ ഉപ്പ് മഞ്ഞളും ചേർത്ത് ഒരു മണിക്കൂർ വെക്കുക പൊടികളെല്ലാം കുറച്ചു വെള്ളത്തിൽ കുഴച്ചു വെക്കണം നല്ലത് നല്ലെണ്ണ ചൂടാക്കി കടുക് ഇടുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക കുഴച്ചു വെച്ചിരിക്കുന്ന പൊടികൾ ചേർക്കുക മൂത്തു വരുമ്പോൾ മാങ്ങ ഇടുക നല്ലതുപോലെ ഇളക്കി കറിവേപ്പില ഇട്ട് കലക്കി വെക്കുക ഇതിൽ color ചേർക്കുക

നാരങ്ങയിൽ നല്ലെണ്ണ തേച്ച് ആവി കയറ്റുക ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് ഉപ്പിട്ട് വെക്കുക നല്ലെണ്ണ ചൂടാക്കി കടുക് ഇടുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അരിഞ്ഞതും ചേർക്കുക അതിൽ മുളക്പൊടിയും കായപ്പൊടിയും ചേർക്കുക അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ ഇടുക കറിവേപ്പിലയും വിനാഗിരിയും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി വെക്കുക അടുത്തതായി ഞാൻ ഒരു ചാമ്പക്ക അച്ചാർ ചാമ്പക്ക അമ്പത് gram വെളുത്തുള്ളി നൂറു gram മുളകുപൊടി മൂന്നു tea spoon ഉലുവ ഒരു നുള്ള് കായപ്പൊടി ഒരു tea spoon എണ്ണ നൂറു gram വിനാഗിരി പത്തു milli ചാമ്പക്ക രണ്ടായി മുറിച്ചു വെക്കുക എണ്ണ ചൂടാക്കി അതിലേക്ക് ചാമ്പക്ക കഷ്ണങ്ങൾ ഇട്ടു വഴറ്റുക വഴന്നു വരുമ്പോൾ കോരി മാറ്റുക വെളുത്തുള്ളിയും ഈ എണ്ണയിൽ വഴറ്റുക മുളകുപൊടി എണ്ണയിൽ ചൂടാക്കി എടുക്കുക അതിലേക്ക് വഴറ്റി വച്ചിരിക്കുന്ന ചാമ്പക്കയും വെളുത്തുള്ളിയും ഇടണം ഉലുവ പൊടിയും കായപ്പൊടിയും ഉപ്പും ചേർക്കുക വിനാഗിരി ചേർത്ത് വാങ്ങുക തണുത്ത ശേഷം കുപ്പിയിലാക്കി വെക്കുക

ഇഞ്ചി ഇരുന്നൂറ്റി അമ്പത് gram വെളുത്തുള്ളി ഇരുപത്തി അഞ്ച് gram തേങ്ങ രണ്ടു കഷ്ണം മുളക് പൊടി മൂന്നു spoon കായപ്പൊടി ഒരു tea spoon ഉലുവപ്പൊടി അര tea spoon കറിവേപ്പില രണ്ടു തണ്ട് കടുക് കാ tea spoon എണ്ണ വറുക്കാൻ വിനാഗിരി രണ്ട് tea spoon ഉപ്പ് പാകത്തിന്

ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് അരിഞ്ഞ് ചേർക്കുക അരിഞ്ഞു വഴറ്റുക ഇതിൽ മുളകുപൊടി കായപ്പൊടി ഉലുവപ്പൊടി കറിവേപ്പില ഇട്ട് വറുത്ത തേങ്ങ ചേർത്ത് പാകത്തിന് ഉപ്പ് ഇടുക തണുത്ത ശേഷം വിനാഗിരി ഒഴിക്കാം

നമ്മളെ വീടുകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഓരോ സാധങ്ങളാണ് ഈ അച്ചാറുകൾക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇറച്ചി മാത്രമേ ഉള്ളു നമ്മൾ ഇടക്കിടക്ക് വാങ്ങുന്ന സാധനമായിട്ട് മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഇറച്ചി അച്ചാറും ഇഞ്ചി അച്ചാറും വളരെ tasty യും രുചികരവുമാണ് ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു നൻ നന്ദി നമസ്കാരം hello നമസ്ക്കാരം നമുക്ക് ഇന്ന് കാലാവസ്ഥയെക്കുറിച്ച് പറയാം കാലാവസ്ഥ എന്നുപറയുമ്പോ എന്താലേ ഇപ്പോഴത്തെ കാലാവസ്ഥ ആരിക്കും അങ്ങനെ ഇഷ്ടപെടുന്നുള്ള കാലാവസ്ഥയാവില്ല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 സൂര്യൻ full brightness ഇട്ട് കത്തണപോലെയൊക്കെയാണ് കാലാവസ്ഥ എന്താലേ കാലാവസ്ഥ നാപ്പത് degree ഒക്കെ എത്തുന്ന പറയുന്നത് ഇങ്ങനൊക്കെ പോയാൽ നമ്മള് ആകെ വരണ്ട് ഉണങ്ങി കൊറേടത്ത് തീപിടുത്തം ഉണ്ടാവുന്നുണ്ട് ഇത് കാരണം കാലാവസ്ഥ വ്യതിയാനം ന്നെയാണ് ചൂടല്ലെ നല്ല ചൂടുപറഞ്ഞാലും പോര കത്തിനിൽക്കാ സൂര്യൻ ഇങ്ങനൊന്നും ഉണ്ടാവലില്ല ഇതാ പ്രളയം വന്നതു മുതല്

ഒരു എന്താ പറയാ എല്ലാ കൊല്ലവും പ്രളയം ഉണ്ടാവുക വെച്ചാന ജനങ്ങളുടെ ജീവിത ത്തിൻ്റെ താളം തെറ്റിക്കുണ പോലെയാണ് പല ആൾക്കാരും ഓരോ ഇതില് ചൂടെങ്കിൽ ചൂട് തണുപ്പെങ്കിൽ തണുപ്പ് കാലാവസ്ഥ കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെയാണ് നമ്മളെ കേരളം അറിയപ്പെട്ടിനി ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ വിട്ട്ണ് ഞാൻ ഇപ്പൊ ഇരിക്കണെന്നെ നല്ല ചുട്ട് പഴുത്ത് അങ്ങത്തെ ഒരു സ്ഥിതിയിലാ റ്റ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ AC ഒക്കെ on ആ ഇവിടന്ന് ഈ time ൽ ACon ആക്കാൻ എൻ്റെ വീട് അത്യാവശ്യത്തിന് പാടം ഒക്കെള്ള ഒരു ഇതിലാണ് ഇവിടൊക്കെ തണുപ്പാണ് ഈ time ൽ ഇണ്ടാവണ്ടത് പക്ഷെ ഇവിടെ ഒന്നും ഇരിക്കാൻപറ്റിനില്ല പുറത്ത് ഇറങ്ങിയാലാണെങ്കിലോ ചൂട് എമ്മാരി ചൂടാണ് ഭയങ്കര ചൂടാണ് കേരളത്തിൽ എല്ലാ മിക്ക സ്ഥലങ്ങളിലും ഇതാണ് പിന്നെ വൈകുന്നേരം ആയാൽ കുറച്ച് തണുപ്പൊക്കെ വരുന്നുണ്ട് അല്ലാതെ കേരളത്തില്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 കേരളത്തിലൊക്കെ ഇന്ന് ഇതൊക്കെ വരുന്നെ ഉള്ളു കാലാവസ്ഥയില് ഇനി ഇങ്ങനെ വന്ന് ജലക്ഷാമം ഉണ്ടാവും അങ്ങനെ ഓരോ ഇത് വരും അതേപോലെതന്നെ ഓരോ രോഗങ്ങളും നമുക്ക് വരും അങ്ങനെ കാലാവസ്ഥയൊക്കെ ആകെ മാറിയിരിക്കയാണ് സം കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രങ്ങളെന്നെ പറയുണു ഇതൊക്കെ ആകെ കാലാവസ്ഥ ആകെ മാറി ഭൂമി ആകെ മാറിയിരിക്കയാണ് ഭൂമിയുടെ താളം തെറ്റിയിരിക്കുന്നാണ് ഏർ full വരണ്ടു ഉണങ്ങുവാണ് കൊറേ സ്ഥലങ്ങളിൽ കടൽ കയറാ കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ കടൽ കയറി ഇല്ലാതാവുണ്ട് അതേപോലെതന്നെ മഞ്ഞ് ഒക്കെ ഉരുകി പ്രകൃതിയുടെ വാസ വ്യവസ്ഥ തന്നെ ആകെ മാറിക്കൊണ്ടിരിക്കയാണ് ന്നൊക്കെ പറയുന്നിണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്‌നങ്ങളാണ് ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഉണ്ടാവുന്നത് ഒന്നാമത് നമ്മളെ മനുഷ്യരുടെ പ്രവൃത്തി തന്നെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണം എല്ലാ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നമ്മള് ഇവിടെ ഓരോ കെട്ടിടങ്ങളൊക്കെ പടുകൂറ്റൻ കെട്ടിടങ്ങളൊക്കെ പണിയാണ്‌ പ്രകൃതിനൊന്നും നോക്കണെയില്ല വരും തലമുറയ്ക്ക് എന്തുവേണന്നോ നമ്മക്ക് നമ്മുടെ തലമുറയ്ക്ക് എന്നെ എങ്ങനെ ജീവിക്കണം എന്നോ ഒന്നും ഇവിടത്തെ ആൾക്കാർ നോക്കിണില്ല മരങ്ങളൊക്കെ വെട്ടുക വികസനത്തിൻ്റെ വഴിയിൽ പ്രകൃതിനെ ണ്ട് ദ്രോഹിക്കിയ അതിനൊക്കെ എതിരെ കുന്നുകൾ ഇടിക്കിയ അതേപോലെതന്നെ quarry കൾ അങ്ങനെ പലരീതിക്കുള്ളതാണ് പ്രകൃതിനെ ഒരു തണൽ മരങ്ങൾ ഉണ്ടെങ്കി ആ തണൽ മരൊക്കെ വെട്ടുക ഒന്നും നോക്കണില്ല ഇന്നിപ്പോ ആ മരം അവിടെ ഇണ്ടെങ്കി ചിലപ്പോ നാളെ നമ്മൾ നോക്കുമ്പോ ആ മരം ഇണ്ടാവില്ല അവിടെ അത് വെട്ടി കഷ്ണം കഷ്ണം ആക്കി നമ്മളെ മില്ലിൽ കാണും അതേപോലെ തന്നെയാണ് പ്രകൃ ഈ പ്രകൃതി ലോലം പ്രദേശങ്ങളൊക്കെ കയ്യേറി അവിടെ പാറ മടകളും ക്വറികളൊക്കെ പൊട്ടിച്ചിട്ട് ഉരുൾപൊട്ടലും അങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുണ്ട് quarry ഇടിച്ച് അങ്ങനെ പല പ്രകൃതി ഇതായിട്ട് പ്രളയത്തിൻ്റെ ഒക്കെ main കാരണം അതാണെന്നാണ് ഈ കാലാവസ്ഥ നിരീക്ഷണ ത്തിൻ്റെ ആൾക്കാർ ഒക്കെ പറയുന്നെ അത് ഒരു പ്രളയം വരുമ്പോ നമ്മളോക്കെ ചിന്തിക്കും ഓ ഇനി അങ്ങനെ ഒന്നും ചെയ്യണ്ട അതൊക്കെ നിർത്തണം എങ്ങനെ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

ൻ്റെ അപ്പറത്തെ മരം എങ്ങനെ വെട്ടുക എന്നാണ് നമ്മള് ചിന്തിക്ക അങ്ങനെക്കെയാണ് നമ്മുടെ ഇത് പോ എന്താ പടുകൂറ്റൻ പാടങ്ങളൊക്കെ നികത്തന്നെ ഒരു നല്ലൊരു പാടം കൃഷി ചെയ്‌ത്‌ നിന്നൊരു പാടം പിന്നെ നമ്മൾ രണ്ട് വർഷം കഴിഞ്ഞ് നോക്കുമ്പോ അയില് വല്ല്യ building വരുക അങ്ങനെയൊക്കെയാകും പാവപ്പെട്ടവന് ഒരു ചെറിയ കുറച്ച് വീടൊന്നും ഇല്ലാത്തവര് ചെറിയ ഒരു പാടം നികത്താൻ panchayat തോറും കേറി നടന്നിട്ട് അതിന് അനുവദിക്കില്ല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 ഇല്ലാത്തതില്ല അയ്ൽ പലതും പണിഞ്ഞ് കെട്ടിടങ്ങളൊക്കെ പണിത് നല്ലരീതിയിൽ വാഴുന്നു പ്രകൃതിന ദ്ര ദ്രോഹിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്‌നങ്ങളുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ മാറ്റം വരാ കേരളത്തിൻ്റെ കാലാവസ്ഥ മാറാനുള്ളക്കെ ഏക കാരണം ഈ മനുഷ്യ നിർമ്മിതങ്ങളും മനുഷ്യരുടെ പ്രവർത്തികളും കൊണ്ടാണ് കാലാവസ്ഥ മാറുന്നത് ഇങ്ങനെ കാലാവസ്ഥ പലതരത്തിലും മാറിയാൽ നമ്മള് കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് നമുക്കൊന്നും ഈ ഭൂമിയില് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും അതായത് കൊടും ചൂടിനെ ചൂടും കൊടും ചൂടും കൊടും തണുപ്പും മനുഷ്യൻ്റെ രാസ വ്യവസ്ഥാനെന്നെ ഇതു മാറ്റിമറിക്കുന്നൊക്കെയാണ്‌ പ്രകൃതി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

ഇപ്പോ എങ്ങനെ ജീവിക്കാൻ കഴിയുണു ചൂട് പറഞ്ഞാ ചൂട് ഒരാൾക്കും നേരം പോലെ ജീവിക്കാൻ പറ്റണില്ല അങ്ങനെ ചൂടാണ് മഴക്കാലത്താണെങ്കിൽ അങ്ങനെ മഴ മഴയെന്നും മഴ പെയ്യണം പക്ഷെ അങ്ങനെയല്ല മഴ ന്നു പറയുമ്പോ

പുഴ പുഴയുടെ സ്ഥലത്തു കൂടെ ഒഴുകുന്നു എന്നേ ഉള്ളൂ തോട് തോടിൻ്റെ സ്ഥലത്തൂടെ ഇതൊക്കെ നമ്മള് നികത്തി തോടായിരുന്ന തോടും പുഴയായിരുന്ന പുഴയൊക്കെ കൈയേറി അതൊക്കെ നികത്തി നമ്മള് കെട്ടിടങ്ങളൊക്കെ പണിയുമ്പോ അവര് മഴപെയ്യുമ്പോ അവര്ക്ക് അവര് ആദ്യം ഒഴുകിയ സ്ഥലത്തുകൂടെ ഒഴുകുന്നു അതേയുള്ളു അത്രേയുള്ളൂ ഈ പ്രളയത്തിനൊക്കെ പറയാനുള്ളത് അങ്ങനെ ഒരുപാട് പ്രശ്‌നങ്ങൾ നമ്മുടെ ഭൂമി ഇതൊക്കെ നേരിട്ടു കൊണ്ടിരിക്കയാണ് കാലാവസ്ഥയിൽ നല്ല ഒരു മാറ്റാണ് നമുക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒക്കെ കാലാവസ്ഥ മാറിയാ നമുക്ക് വെള്ളോം സസ്യജാലങ്ങളൊന്നും വളരാതെ ശുദ്ധവായുവോ വെള്ളവോ ഒന്നും കിട്ടാതെ നമ്മള് മരിക്കും ആ അവസ്ഥയൊക്കെയെത്തും

പുക കൊണ്ട് നിറഞ്ഞില്ലെ കൊച്ചിയിൽ ആൾക്കാര്ക്ക് mask ഇടാതെ ജീവിക്കാൻ പറ്റില്ല അതെ പോലെ തന്നെ school കൾക്ക് അവധികൊടുത്തു അങ്ങനെ നിരവധിയാണ് ഈ പുക കാരണം ഇണ്ടായി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 ഇന്ന് ഞാൻ ഈ പറയുന്ന സന്ദർഭത്തിൽ അടക്കം എന്തൊരു ചൂടാണ് ന്ന് അസഹനീയമായ ചൂട് തന്നെ പറയാ ഇത്രയും ചൂട് ഇവിടെ ഒന്നും ചൂടൊന്നും അങ്ങനെ ഇണ്ടാവലില്ല ഈ സമയത്തൊന്നും കുംഭമാസത്തിൽ മഴപെയ്താൽ കുംഭത്തിൽ മഴപെയ്താൽ കുപ്പയിൽ മാണിക്യം എന്നൊക്കെയാണ് പണ്ടത്തെ ആൾക്കാര് പറയുവ ഇവിടെ കുംഭമാസത്തിൽ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത അവസ്ഥയിലേക്കാണ് നമ്മള് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കുംഭമാസത്തിലല്ല ഇനി വരുന്ന അങ്ങത്തെ ഇനി എന്താന്ന് ആവ്വ മഴ ഇണ്ടാവൊന്നെന്നെ നമ്മുക്ക് പറയാൻപറ്റില്ല ഈ പ്രകൃതിൻ്റെയും കാലാവസ്ഥ മാറ്റം കൊണ്ടും മഴ ഉണ്ടാവോന്നെന്നെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണിത് പ്രകൃതി ഒക്കെ ആകെ മാറി കാലാവസ്ഥ ആകെ മാറി ഒരുപാട് ആൾക്കാര് ബുദ്ധിമുട്ടി ഏർ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയൊക്കെ നശിപ്പിക്കുന്നതു കൊണ്ട് തന്നെ കാട്ടാനകള് കാലാവസ്ഥയിൽ മാറ്റം വരുമ്പോ അവര്ക്ക് കാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല അതുകൊണ്ട് നാട്ടിക്ക് ഇറങ്ങി നാട്ടിൽ അവര് ശല്യം ഉണ്ടാക്കുന്നു അങ്ങനെ കൊറേ പ്രശ്‌നങ്ങൾ ഉണ്ട് ആനകളും പുലികളും കടുവകളൊക്കെ കാടുവിട്ട് നാടിലേക്ക് ഇറങ്ങി ആകെ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 മഴയ്ക്ക് മഴ വെയിലിന് വെയിൽ മഞ്ഞിന് മഞ്ഞ് അങ്ങനെ ഒരുപാട് നല്ല ഒരു ഇതായി കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്ന നാടായിരുന്നു കേരളം ഇനിയെങ്കിലും നമ്മള് നമ്മുടെ കാലാവസ്ഥയെനും നമ്മള് പ്രകൃതിനെയും സംരക്ഷിക്കാനൊക്കെള്ളരു വഴി തെരഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ കാലാവസ്ഥ മാറ്റത്തെ നമ്മുടെ പ്രകൃതിനെയൊക്കെ സംരക്ഷിച്ച് കൂടുതൽ മരങ്ങളൊക്കെ നട്ടു പിടിപ്പിച്ച് പ്രകൃതി

hello നമസ്കാരം ഞാനിന്ന് ഇവിട പറയാൻ പോവുന്ന വിഷയംന്ന് വെച്ചയ്‌ന കുടുംബശ്രീയെ കുറിച്ചിട്ടിള്ള വിഷയങ്ങളാണ് കുടുംബശ്രീ ദാരിദ്ര നിർമാജന ലക്ഷ്യമിട്ട് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സംസ്ഥാന തദ്ദേശ സ്വയം ഭരണ വകുപ്പ് ആവിഷ്‌ക്കരിച്ച സംസ്ഥാന കുടുബശ്രീ സംസ്ഥാന ദാരിദ്ര നിർമാർജന mission ആണ് ഈ project നടത്തുന്നത് NABARD ൻറെ സഹായത്തോടെ കേരള സർക്കാർ ഈ project ന് രൂപം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനെയിന് മലപ്പുറം ജില്ലയിൽ വെച് ബഹുമാനപ്പെട്ട മുൻ പ്രധാന മന്ത്രി ശ്രീ അടൽ ബിഹാരി ബാജ്പയീ ആണ് ഈ project ന്റെ ഉൽഘടനം നിർവഹിച്ചത് ഇന്ന് കുടുംബശ്രീയുടെ പ്രവർത്തനം ശക്തവും വിപുലവും ആവുകായും സ്ത്രീകളുടെ കരുത്തുറ്റ സംഘടനാ സംവിദാനം നിലവിൽ വരികയും ചെയ്തു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ലക്ഷകണക്കിന് കുടുംബങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ് പതിനഞ്ചു മുതൽ നാല്പത് വരെ കുടുംബങ്ങൾ നിന്നും ഓരോ വനിത ഉൾപ്പെടുന്ന അയൽക്കൂട്ടങ്ങളെ ഏകോപിപ്പിച്ചു കൊണ്ട് area development society കളും community development society കളും ഉൾപ്പെടുന്ന

സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന തദ്ദേശ സ്വയം ഭരണ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് നൂതന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജന പങ്കാളിത്തത്തോട് കൂടി നടപ്പിലാക്കുന്ന മികച്ച ജന സേവന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 entry കളോട് മൽസരിച്ചു നേടിയെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞു. സമൂഹ പങ്കാളിത്തത്തോടെ ദാരിദ്ര നിർമാർജനം ചെയ്യുന്നതിനും

പോഷകാഹാര പ്രശ്നം പരിഹരിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തുന്നതിനും കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി സഹ സ്വയം സഹായ സംഘടന രൂപീകരിക്കുന്ന പദ്ധതിയെ വിപുലപ്പെടുത്തി കുടുംബശ്രീ എന്ന പേരിൽ സംസഥാനമാകട്ടെ നടപ്പാക്കിയ ദാരിദ്ര നിർമാർജന പദ്ധതിയാണിത്. ഇത് ദാരിദ്ര നിർമ്മാർജ്ജനത്തിനുള്ള multisector ൽ മാതൃകയിൽ രൂപം കൊണ്ടത് പോലെയുള്ളെ മറ്റ് സംസ്ഥാന പോലെ രൂപം കൊണ്ട കേന്ദ്ര സർക്കാരുമായും national bank for agriculture മായും പങ്കാളിത്തത്തോടെ തുടങ്ങിയ സംരംഭമാണ്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 ഷഹരി rose guard യോജന പദ്ധതിയുമായി സഹകരിച്ചു കേരള സർക്കാർ ദേശീയ കാ കാർഷിക ഗ്രാമീണ വികസന bank നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപങ്ങളുടെയും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 ദേശീയ കാർഷിക ഗ്രാമ വികസന bank ന്റെയും സ്വയംഭരണ സ്ഥാപങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ സമഗ്ര ദാരിദ്ര നിർമാർജന പദ്ധതിയാണിത്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 ലഭ്യമായ ആശയ വിപവസ്രോദസ്സുകളിലൂടെ ആവിശ്യാദിഷ്‌ടത സമയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപങ്ങളുടെ മേൽനോട്ടത്തിൽ കേവല ദരിദ്രത്തിന്റെ സംസ്ഥ പ്രകടിത ബഹു മുഖരൂപ ഭാവങ്ങളെയും വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ഉന്മൂലനം ചെയ്യുന്ന ഒരു നൂതന ഏകോപിത സാമൂഹിയതിഷ്ടിത സമഗ്ര ദാരിദ്ര നിർമാർജന സമീപനമാണ് കുടുംബശ്രീ കുടുബശ്രീ എന്നതാണ് കുടുബശ്രീയുടെ mission statement ഒന്ന്

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന്‌ അന്നത്തെ പ്രധാന മന്ത്രിയായിരുന്ന അടൽ ബിഹാരി ബാജ്പയീ മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോകിക ഉദ്ഘാടനം നിർവഹിച്ചു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 പൂർണമായും സംസ്ഥാന സർക്കാറിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ഒരുകൂട്ടം ഇല്ലായ്മകളുടെയും നിഷേധങ്ങളുടെയും ഫലമാണ് ദാരിത്രം എന്നതാണ് കുടുംബശ്രീയുടെ കാഴ്ചപ്പാട് mission മൂന്ന്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 ആസൂത്രണ വൈപവത്തിലും പൂർണ വിശ്വാസം പുലർത്തി തികച്ചും സുതാര്യവും വികെ വികെന്തികൃതവുമായ സമീപനമാണ് പദ്ധതിക്കുള്ളത് ദാരിദ്ര ലഘൂകരണത്തിനുള്ള സമ്പാദ്യ വായ്‌പ്പാ പദ്ധതികളും സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച കുടുംബശ്രീ സംഭാവന പൂർണമായ വിപിലീകരണത്തിലൂടെ വൈവിധ്യവൽക്കരത്തിലൂടെയും ഇന്ന് സ്ത്രീ ജീവിതത്തിൽ സർവമണ്ഡലങ്ങളെ സ്പർശിക്കുന്ന ജനകീയ പ്രസ്ഥാനമായി വളർന്ന് പടന്നിരിക്കുന്നു ഔദ്യോകിക കണക്കുകൾ പദ്ധതിയുടെ തുടക്കം കുടുബശ്രീ അയൽക്കൂട്ടഘടന വായ്‌പ്പാ പരിശീലനം പ്രവർത്തനങ്ങൾ അവലംബം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 ഞങ്ങളുടെ ദൗത്യം ലോകമെമ്പാടുമുള്ള ആൾക്കാരെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തോ ദേശത്തോടെ ഉള്ള ഉള്ളടക്കം ശേഖരിക്കാനും വികസിപ്പിക്കാനും ഒപ്പം അത് സ്വതന്ത്രമായി ഒരു അനുമതിയിലോ അല്ലെങ്കിൽ പൊതു സഞ്ചയത്തിലോ പ്രസിദ്ധീകരിക്കാൻ ശക്തവും പ്രാപ്തവുമാക്കുക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

ഞങ്ങളുടെ ലേഖനങ്ങളും മറ്റുപ്രമാണങ്ങളും സ്വതന്ത്ര open അനുമതികളിൽ വിതരണം ചെയ്യുകയും പുന പുനരുപയോഗിക്കുകയും ചെയ്യാം ഞങ്ങളുടെ വിവിധ site കളിൽ അഥവാ പദ്ധതികളിൽ സംഭാവന ചെയ്യുകയും തിരുത്തുകയും ചെയ്യാം പക്ഷെ താഴെ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം ഉത്തരവാദിത്തം താങ്കളുടെ തിരുത്തലുകളുടെ ഉത്തരവാദിത്തം താങ്കളുടെ തന്നെയാണ് ഞങ്ങൾ താങ്കൾക്ക് നൽകുന്ന ഉള്ളടടക്കം host ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് മര്യാദ മര്യാദയുള്ള അന്തരീക്ഷം പരിപാലിക്കുകയും മറ്റ്ഉപയോക്താക്കളെ അധിക്ഷേപിക്കാതിരിക്കുകയും ചെയ്യുക നിയമങ്ങൾ പാലിക്കുക പക പകർപ്പക പകർപകവാശമോ മറ്റുനിയമങ്ങളോ ലംഗിക്കരുത് ഹാനിവരുത്തരുത് ഞങ്ങളുടെ സാങ്കേതികഘടനക്ക് താങ്കൾ ഹാനിവരുത്തരുത് ഉപയോഗനിബിടനകളും നിയങ്ങളും ഞങ്ങളുടെ site കൾ സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഉപയോഗ നിബൻ നിബന്ധനകളും സമൂഹം പരിപാലിക്കുന്ന ബാധകമായ നയങ്ങളും പിന്തുരേണ്ടതാണ്

അനുമതി നൽകിയിരിക്കണം ഞങ്ങളുടെ site കളിൽ അഥവാ പദ്ധതികളിൽ താങ്കൾ ചെയ്യുന്ന സംഭാവനകളും തിരുത്തലുകളും നിർബന്ധമായും സ്വതന്ത്ര open അനുമതിയിൽ ആയിരിക്കണം അത് പൊതുസഞ്ചയനത്തിൽ അല്ലെങ്കിൽ വിദക്തോപദേശമല്ല ലേഖനങ്ങളിലെയും മറ്റ് പദ്ധതികളിലെയും ഉള്ളടടക്കം വിവര വിവരദായക ഉദ്ദേശം മാത്രം ഉള്ളവയാണ്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 ഓരോ മനുഷ്യനും ഏതൊരർ ഏതൊരറിവും സ്വതന്ത്രമായി പങ്ക്‌വെക്കുന്ന ലോകം സങ്കൽപ്പിക്കു അതാണ് ഞങ്ങളുടെ പ്രദിപന്തത ഞങ്ങളുടെ ദർശനം wikimedia യിലേക്ക് സ്വാഗതം സ്വതന്ത്രമായ അനുമതിയിലോ പൊതുസഞ്ചയത്തിലോ വിവരങ്ങൾ ശേഖരിക്കാനും അത് ലോകമെമ്പാടും സൗജന്യമായി നൽകാനും പൊതുജനങ്ങളെ സഹായിക്കണം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ലബോർച്ച രഹിതസംഘടനയാണ് wikimedia foundation ink ഞങ്ങളുടെ ഊർജസ്വലരായ സമൂഹത്തെ സഹായിക്കാൻ ഞങ്ങൾ അടിസ്ഥാനസൗകര്യങ്ങളും ബഹുഭാഷാ wiki പദ്ധതികൾക്കും അവയുടെ പതിപ്പുകകൾക്കും വിശദമായി ഇവിടെ വേണ്ട സംഘടനചട്ടക്കൂടുകളും ഈ ലക്ഷ്യത്തിലെത്താൻ വേണ്ട മറ്റ് കാര്യങ്ങളും നൽകുന്നു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 എന്ന രീതിയിൽ wikimedia സമൂഹത്തിന്റെ ഭാഗമാകാൻ സ്വാഗതം ചെയ്യുന്നു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 wikimedia foundation നിൽ നിന്ന് പൊതുജനങ്ങൾക്കായുള്ള സേവനങ്ങൾ താങ്കളുമായി ഞങ്ങൾ പരിപാലിക്കുന്ന ബന്ധം ഒപ്പം നമ്മെയ് രണ്ട് കൂട്ടരെയും മുന്നോട്ട് നയിക്കുന്ന അവകാശങ്ങൾ കടമകൾ എന്നിവയെകുറിച് ഈ ഉപയോഗനിബന്ധനകളിൾ നിന്ന് മനസിലാക്കാവുന്നതാണ് താങ്കളെ പോലെയുള്ള ഉഭയോക്താക്കൾ സംഭാവന ചെയ്ത അസാമാന്യമായ അളവിലുള്ള വിദ്യാഭ്യാസപരവും വിക്ജാനദായകവുമായ ഉള്ളടക്കം ഞങ്ങൾ host ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ അറിഞ്ഞിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു സാദാരണഗതിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചേർക്കുകയോ പരിപാലിക്കുകയോ മായ്ക്കുകയോ അപൂർവമായി ഈ ഉപയോഗനിബന്ധനകൾപോലുള്ള നയങ്ങൾ അല്ലെങ്കിൽ നിയമാനുസ് നിയമസാദ്യധക്കുള്ള dmca അറിയിപ്പുകൾ എന്നിവവച് ചെയ്യാറില്ല ഇതിനർത്ഥം ഉള്ളടക്കത്തിൽ പൂർണ്ണനിയന്ത്രണ വിവരങ്ങൾ ചേർക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന താങ്കളുടേയും താങ്കളുടെ സഹഉപയോക്താക്കളുടേയും കൈകളിലാണ് എന്നാണ് ഞങ്ങൾ ചെയ്യുന്നത് ഈ ഉള്ളടക്കം host ചെയ്യുക മാത്രമാണ് സമൂഹം വിവിധങ്ങളായ site കളിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പദ്ധതികൾ ഉപയോഗിക്കുകയും നിർമിക്കുകയും ചെയ്യുന്ന ഉപയോക്താക്കളുടെ ശ്രിങ്കല ആണ് ഈ ലക്ഷ്യം നേടാനുള്ള അടിസ്ഥാനഘടകം സമൂഹമാണ് ഞങ്ങളുടെ site കളിലേക്കുള്ള സംഭാവന ചെയ്യുന്നതും അവ പരിപാലിക്കുന്നതും വിവിധ പദ്ധതികൾക്കായി അതായത് wikipedia പദ്ധതിയുടെ ഏർ പദ്ധതിയുടെ വിവിധ ഭാഷാപതിപ്പുകൾ അല്ലെങ്കിൽ wikimedia commons ന്റെ ബഹുഭാഷാപതിപ്പ് നയങ്ങൾ നിർമിക്കുക അവ നടപ്പിലാക്കുക തുടങ്ങിയ അത്യന്താപേക്ഷങ്ങളായ പ്രവർത്തങ്ങൾ സമൂഹമാണ് ചെയ്യുന്നത് ഔദ്യോഗിക website കുടുംബശ്രീ അംഗങ്ങൾ ഏതൊരു പദ്ധതികൾക്കാണോ വായ്‌പ്പ എടുക്കുന്നത് ആ പദ്ധതികൾക്ക് ആവശ്യമായ പരിശീലനം നൽകുന്നതാണ് നിർദിഷ്ട പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിനായി അംഗങ്ങൾക്ക് accounting വ്യെക്തത രൂപവൽക്കരിക്കനം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 paper bag soap കുട നിർമാണം കൃഷി ചെയ്യാനാണെങ്കിൽ അതിനുള്ള പരിശീലനങ്ങൾ കൂടാതെ സ്ത്രീ ശാക്തീകരത്തിനായിട്ടുള്ള gender ബന്ധപ്പെട്ട പരിശീലനങ്ങൾ എന്നിവയെല്ലാം നൽകി വരുന്നു ഔദ്യോഗിക website കുടുബശ്രീയുടെ രൂപവും ഘടനയും പ്രാദേശിക സാമ്പത്തിക വികസന പരിപാടികൾ കുടുബശ്രീ വഴി നടത്തുന്ന കേന്ദ്ര സഹായമുള്ള പദ്ധതികൾ കുടുബശ്രീ വഴി നടത്തുന്ന നഗര കേന്ത്രീകൃത പദ്ധതികൾ സാമൂഹ്യ വികസന പരിപാടികൾ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

സംഘടന സംവിദാനത്തിലൂടെയാണ് നടപ്പാക്കുന്നത് ഓരോ പ്രദേശത്തെയും കുടുംബങ്ങളിൽ നിന്ന് പതിനെട്ട് വയസ് പൂർത്തിയായ ഓരോ സ്ത്രീയെ വീതം ഉൾപ്പെടുത്തി പ്രവർത്ഥിക്കുന്ന പത്തു മുതൽ ഇരുപത് വരെ അംഗങ്ങൾ ഉള്ള അയൽക്കൂട്ടങ്ങളാണ് സംഘടന സംവിദാനത്തിലെ അടിസ്ഥാന അടിസ്ഥാന ഘടകം ഈ അയൽക്കൂട്ടങ്ങളെ ward തലത്തിൽ area development society കളായും ADS

ഭാരവാഹിത്വം ജനാതിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപങ്ങളിലെ അംഗങ്ങൾ Ads ന്റെ രക്ഷാധികാരി എന്ന നിലയിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷൻ കുടുംബശ്രീ cds വിലയിരുത്തൽ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും ഈ സമൂഹ അധ്യക്ഷിത സംഘടനക്ക് നേത്രത്വം നൽകുന്നു സാമൂഹ്യാധിഷ്ഠിത സംഘടന സംവിദാനം സംസ്ഥാനത്തെ കേവല ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുന്നതിന്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 സംഘടന ഗ്രാമപഞ്ചായത്തുകളുടെയും നഗരസഭയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് അയൽക്കൂട്ടം സാമൂഹ്യാദിഷ്‌ടിത സംഘടന സംവിദാനത്തിലെ അടിസ്ഥാനഘടകമാണ് അയൽക്കൂട്ടം അയൽക്കൂട്ടം പ്രാഥമിക അടിസ്ഥാന ഘടകമെന്ന നിലയിൽ cds ഇൽ register ചെയ്‌തിരിക്കണം ഇതിനെ affiliation എന്ന് പറയുന്നു അടുത്തടുത്ത കുടുംബങ്ങളിലെ പത്തു മുതൽ ഇരുപതുവരെ അംഗങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന അയൽക്കൂട്ടത്തിന്റെ സവിശേഷതകൾ ചുവടെ ചേർക്കുന്നു പത്തുമുതൽ ഇരുപതുവരെ അംഗങ്ങൾ ഒരുകുടുംബത്തിൽ നിന്ന് ഒരുവനിതക്ക് മാത്രം അംഗത്വം അഞ്ചു അംഗ ഭരണസമിതി president secretary വരുമാനദായക volunteer അടിസ്ഥാന സൗകര്യ volunteer ആരോഗ്യദായക volunteer രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം മൂന്നേ point ആറുലക്ഷം അയൽക്കൂട്ടങ്ങളിലായി നാൽപ്പത്തി അഞ്ചേ point എമ്പത്തഞ്ചു ലക്ഷം കുടുംബങ്ങൾ കുടുംബശ്രീയിൽ അംഗങ്ങളാണ് area development societyadsward തലത്തിൽ

ഒര് അയൽക്കൂട്ടത്തിൽ നിന്നും അഞ്ചുഅംഗ volunteer committee അംഗങ്ങൾ ഏഴ് അംഗ ഭരണസമിതി ex official അംഗങ്ങൾ ward member രക്ഷാധികാരി

community development society പഞ്ചായത്ത് നഗരസഭയിലെ ward തല Ads കളെ ഏകോപിപിച്ചുകൊണ്ട് എല്ലാ ward കൾക്കും

എല്ലാ ഏഴ് അംഗ ADS ഭരണസമിതികളിൽ നിന്നും ഒരു അംഗത്തെ തെരഞ്ഞെടുത്തുകൊണ്ട് രൂപീകരിക്കുന്ന ഭരണസമിതി ഭരണസമിതി അംഗങ്ങളുടെ എണ്ണം Ads കളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും chair person wise pre wise chair person member secretary എന്നിങ്ങനെ ഔദ്യോകിക ഭാരവാഹികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപങ്ങളിലെ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 cds ലെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും തദ്ദേശസ്ഥാപന president അധ്യക്ഷനായുള്ള വിലയിരുത്തൽ സമിതി നാളിതുവരെ കണക്കുകൾ പ്രകാരം ആകെ ആയിരത്തിഎഴുപത് cds കൾ കുടുംബശ്രീ കുടുംബശ്രീയുടേതായിട്ടുണ്ട് cds ന്റെ ചുമതലകൾ പഞ്ചായത്ത് നഗരസഭയിൽ നട പഞ്ചായത് നഗരസഭയിൽ നടപ്പിലാക്കുന്ന വിവിധ ദാരിദ്ര്യ നിർമാർജന പ്രവർത്തനങ്ങളും കുടുംബശ്രീ പ്രവർത്തനങ്ങളും അവലോകനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുക വിവിധ സർക്കാർ അർധ സർക്കാർ agency കൾ നടപ്പാക്കുന്ന ദാരിദ്ര നിർമാർജന പരിപാടികൾക്

ശേഷി വർധിപ്പിക്കുന്നതിനും ആവശ്യമായ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടുള്ള വിവിധവകുപ്പുകളുടെയും ദാരിദ്രനിർമാർജനമേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതര വകുപ്പുകളുടെയും സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുക എന്നിവയാണ് cds ന്റെ പ്രധാന ചുമതല cdscharitable societies act പ്രകാരം

വിലയിരുത്തൽ സമിതി പ്രാദേശിക ഭരണകൂടത്തെയും കുടുംബശ്രീ cds സംവിദായകത്തേയും ജനാധിപത്യ രീതിയിൽ ഒരുമിപ്പിക്കുന്ന വേദിയാണ് വിലയിരുത്തൽസമിതി തദ്ദേശഭരണ സ്ഥാപനത്തിന്റെ കീഴിലുള്ള